ഇനി അതിനെപ്പറ്റി ഒന്ന് actually പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ രണ്ട് stock market കളാണ് ഉള്ളത് ഒന്ന് NSEnational stock exchange രണ്ട് BSEbombay stock exchange അതിനെപ്പറ്റി വിശദമായി നമുക്ക് വേറെ ഒരു video ൽ discuss ചെയ്യാം ഒരു stock market ഒരു building ആണ് അവിടെ ഒരു market ആണ് അവിടെ കുറെയധികം ആൾക്കാർ ഇരുന്നിട്ടിണ്ട് ഈ നേരത്തെ പറഞ്ഞ share കൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ picturise ചെയ്യുക അപ്പോൾ ആ ഒരു definition ലെ അടുത്ത term നമ്മൾ മനസ്സിലാക്കേണ്ടത് publicly listed company കളുടെ share എന്താണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു section ലേക്ക് വരാം

business എന്താണ് എന്ന് നമുക്ക് എല്ലാർക്കും അറിയാം നമ്മളെ ചുറ്റും കുറെ അധികം business കൾ ഉള്ളതാണ് അപ്പൊ business എന്താണെന്ന് നമുക്ക് അറിയാം കുറെ കൂടി easy ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു example ഇവിടെ ഉപയോഗിക്കാം തോമസ് ചേട്ടൻ നടത്തുന്ന ഒരു supermarket എന്നൊരു business നെ ആണ് നമ്മൾ example ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ supermarket എന്ന് പറയുന്നത് തോമസ് ചേട്ടൻ കുറെ വർഷങ്ങളായിട്ട് നടത്തിവരുന്നുണ്ട് വളരെ famous ആയിട്ടുള്ള supermarket ആണ് നല്ല turnover ചെയ്യുന്നുണ്ട് നല്ല profit ഇണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ supermarket എന്ന ഈ ഒരു business ന് ഒരു valuation കാണില്ലേ ഒരു value കാണില്ലേ ഒരു മൂല്യം കാണില്ലേ അതായത് ആ supermarket ന് സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ട് അത് revenue generate ചെയ്യുന്നുണ്ട് അതിന് inventory ഇണ്ട് അത് profit generate ചെയ്യുന്നുണ്ട് അതിന് goodwill ഇണ്ട്

ചെറിയ ചെറിയ unit ആയിട്ട് divide ചെയ്യും ആ ഓരോ unit നെയുമാണ് share അഥവാ stock എന്ന് പറയുന്നത് ഞാൻ വളരെ easy ആയിട്ട് പറഞ്ഞുതരാം ഈ തോമസ് ചേട്ടൻ്റെ സുപ് supermarket ന് പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ valuation എന്നത് കണക്ക് കൂട്ടി അതിൻ്റെ value ചെയ്‌ത്‌ മൂല്യം എടുത്തു എന്ന് വിചാരിക്കുക പത്ത് ലക്ഷം മൂല്യമുള്ള ഈ business നെ ആയിരം stock കളായിട്ട് നമ്മൾ divide ചെയ്യുകയാണ് അപ്പൊ ഓരോ stock ൻ്റെയും വില എന്തായി ആയിരം രൂപ അപ്പോ ആയിരം രൂപ വിലയുള്ള ആയിരം stock കൾ constitute ചെയ്യുന്നതാണ് ഈ ഒരു company എന്ന് പറയുന്നത് ഈ ഒരു business ൻ്റെ valuation എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ഈ business ൻ്റെ valuation എന്ന് പറയുന്നത്

ഇപ്പൊ ഒരു company നമ്മള് start ചെയ്‌ത്‌ ഇന്ന് ഞാനോ നിങ്ങളോ ഒരു private limited company start ചെയ്യുകയാണെങ്കിൽ എത്ര shares ഇണ്ട് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് decide ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുടുതലും case ൽ കാണുന്നത് ആയിരം share ഒക്കെ വെച്ചിട്ടാണ് companies start ചെയ്യുന്നത് എന്നാൽ ഇന്ന് stock market ലേക്ക് നോക്കുകയാണെങ്കിൽ പല companies നും ലക്ഷകണക്കിന് കോടികണക്കിന് വരെ shares ഉണ്ട് അതെ അത്രമാത്രം shares പോലും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് നമ്മക്ക് വിശദമായി വേറെ ഒരു video ൽ discuss ചെയ്യാം അപ്പൊ number of shares എത്രയോ ഉണ്ടാകാം ഓരോ shares നും ഒരു value ഉണ്ട് അപ്പൊ value base ചെയ്യുന്നത് എന്തിലാണ് ആ company യുടെ മുഴുവൻ മൂല്യത്തിലാണ് valuation ലാണ് അപ്പോൾ എന്തിനാണ് share ഇണ്ടാക്കിയത് തന്നെ

കൊടുക്കാനായിട്ട് എന്തെങ്കിലും സാധനം വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ share എന്ന ഒരു unit നെ define ചെയ്‌തിരിക്കുന്നത്‌ തന്നെ അപ്പൊ ഈ ആൾ വരുമ്പോ തോമസ് ചേട്ടൻ പറയുന്നു പത്ത് ലക്ഷം രൂപയാണ് company യുടെ valuation അമ്പത് ശതമാനം നിനക്കാണ് അഞ്ച് ലക്ഷം രൂപ നീ എനിക്ക് തന്നാൽ അമ്പത് ശതമാനം share ഞാൻ നിനക്ക് തരാം ഇവിടെ ആയിരം share ഉള്ളത് കൊണ്ട് അന്നൂർ share transfer ചെയ്യുകയാണ് പുതിയ ആളിലേക്ക് അപ്പൊ stock എന്താണെന്നും അത് എങ്ങനെയാണ് transfer ചെയ്യുന്നതെന്നും അതിൻ്റെ purpose എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തോമസ് ചേട്ടൻ്റെ supermarket അതിശക്തമായിട്ട് മുന്നിലേക്ക് പോകുകയാണ് grow ചെയ്‌തു കൊണ്ടിരിക്കുകയാണ് ഒരു point എത്തിയപ്പോൾ പിന്നെയും കുറെ അധികം growth വേണം എന്ന് തോമസേട്ടനും partner ക്കും തോന്നുകയാണ് അപ്പൊ തോമസ് ഏട്ടൻ തോക്കുന്നു fund raise ചെയ്യണം capital വേണം മൂലധനം വേണം എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഈ capital ന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നത് തോമസ് ഏട്ടൻ ആലോചിക്കുന്നു ഒന്നു bank ൻ്റെ അടുത്ത് പോകാം bank ൻ്റെ അടുത്ത് പോയിട്ട് project report ഉം അങ്ങനെ മറ്റു കാര്യങ്ങളുമെല്ലാം submit ചെയ്‌തുകൊണ്ട്‌ ഒരു debt ഒരു loan raise ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ loan എടുത്താൽ എന്താ പ്രശ്‌നം

പക്ഷെ ഓരോ partner റെ കൊണ്ടുവരുമ്പോൾ പിന്നെ അവരെ നോക്കണം അവരെ day to day activity ൽ involve ആവും അവരെ എങ്ങനെയുണ്ട് എന്ന് നോക്കണം കുറെ അധികം പണിയിണ്ട് ഏർ അതും വേണ്ടായെന്ന് തോന്നി അങ്ങനെ എങ്ങനെ capital raise ചെയ്യുമെന്ന് കുറെ അധികം research ചെയ്‌തപ്പോഴാണ്‌ തോമസ് ചേട്ടൻ ഈ ഒരു information കിട്ടിയത് company യെ public listed company എന്നൊരു പരിപാടി ആക്കുകയാണ് എങ്കിൽ IPO ചെയ്‌തുകൊണ്ട്‌ public offering ചെയ്‌തുകൊണ്ട് അതിനെ stock market ൽ list ചെയ്യപ്പെടാൻ പറ്റും

തോമസ് ചേട്ടന് എന്തായിരുന്നു വേണ്ടത് പൈസയായിരുന്നു വേണ്ടത് expansion ന് വേണ്ടിയിട്ട് അപ്പൊ പൈസ കിട്ടും വ്യക്തമായി ആരിൽ നിന്ന് ഈ public ലുള്ള ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ raise ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പുറകിൽ പോയി കേട്ടിട്ട് ഒന്നുകൂടി മുന്നിലേക്ക് വരുക തീർച്ചയായിട്ടും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പറഞ്ഞ ആ ഒരു sentence ൽ കുറെ അധികം important ആയിട്ടുള്ള sentence ഇണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് important terms അവിടെ ഉണ്ട് ഒന്ന് തോമസ് ചേട്ടൻ തോമസ് ചേട്ടൻ്റെ business നെ public limited company ആക്കി മാറ്റി അതിനു ശേഷം stock market list ചെയ്യാനായിട്ട് IPO എന്നൊരു പരിപാടി നടത്തി public offering എന്നൊരു പരിപാടി നടത്തി ഇവിടെ ഒരു common doubt വരാൻ സാധ്യതയുള്ളത് എന്താണ് IPO ഇതാർക്ക് ചെയ്യാൻ പറ്റും ഏത് business eligible ആണ് എന്നുള്ളതാണ് ഇതൊരു വളരെ difficult ആയിട്ടുള്ള process ആണ് IPO ചെയ്യണമെങ്കിൽ കുറെ അധികം criteria ഒരു business fulfill ചെയ്യേണ്ടതുണ്ട് അത് define ചെയ്‌തിരിക്കുന്നത്‌ government of india യും അതുപോലെ SEBI യുമാണ്

എന്നാൽ ഈ പറഞ്ഞ അയ്യായിരം ആറായിരം ഏഴായിരം companies ന് മാത്രമെ ഇതുവരെ publicily listed ആകാൻ കഴിഞ്ഞിട്ടുള്ളൂ stock market level list ചെയ്യാൻ പറ്റിയിട്ടുള്ളു അപ്പോൾ ഇത്രയും പറഞ്ഞത് നിന്ന് നിങ്ങൾക്ക് ഒരു important point മനസ്സിലാക്കി അത് നിങ്ങൾ note ചെയ്‌ത്‌ വേക്കേണ്ടതിണ്ട് അതായത് എന്തിനാണ് companies publicly listed ആകുന്നത് എന്തിനാണ് stock market ൽ companies വരുന്നത് എന്തിനാണ് അവർ അയ് IPO ചെയ്യുന്നത് അതായത് നമ്മൾ ഇപ്പൊ സംസാരിച്ചുവന്നത് companies ൻ്റെ perspective നിന്നതാണ് companies ൻ്റെ കഥയാണല്ലോ ഇത്രനേരം പറഞ്ഞ് വന്നത് അപ്പോ companies ൻ്റെ കഥയുടെ ending ഇതാണ് അതായത് companies വളർന്ന് വളർന്ന് വരുമ്പോൾ അവർക്ക് പൈസ raise ചെയ്യേണ്ടതുണ്ട് ഒന്നില്ലെങ്കിൽ capital ന് വേണ്ടി raise ചെയ്യാം അല്ലെങ്കിൽ promotors കുറെ പണി എടുത്തതിന് അവരുടെ shares വിറ്റ് കുറച്ച് കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം കൊണ്ടാകാം

investors ന് ജനങ്ങൾക്ക് public ന് അവർ open ആകുന്നത് അപ്പോ companies ൻ്റെ കഥ ഏറെക്കുറെ ഇവിടെ കഴിയുകയാണ് ഇനി നമ്മൾ discuss ചെയ്യേണ്ടത് investors ൻ്റെ കഥയാണ് അപ്പോൾ investors എന്നു പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള public ൽ ഇള്ള ആൾക്കാരാണ് stock market ൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള stock market ലൂടെ ഈ പറയുന്ന പല companies ഉണ്ടല്ലോ stock market ൽ list ചെയ്യപ്പെട്ട ഈ companies ൻ്റെ stock കള് വാങ്ങാനും അത് വെക്കാനും പിന്നീട് വിൽക്കാനും ഒക്കെ താൽപ്പര്യം ഉള്ള ആൾക്കാരാണ് ഇവിടെ എന്താ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളു അല്ല നമ്മളെ individual investors നെ വിളിക്കുന്നത് retail investors എന്നുള്ളതാണ് അതുപോലെതന്നെ മറ്റു പല investors ഇണ്ട് institutional investors ഇണ്ട് hedge funds ഇണ്ട് mutual funds ഇണ്ട് asset management companies ഇണ്ട് foreign investors ഇണ്ട് അങ്ങനെ കുറെ അധികം investors ഇണ്ട് അതിലോട്ടൊന്നും നമ്മക്ക് പോകുന്നില്ല അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിവെച്ചോളൂ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് പിന്നീട് video ൽ നമ്മക്ക് discuss ചെയ്യാം

പണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് stock market ൽ invest ചെയ്‌തുകൊണ്ട്‌ വില കുറഞ്ഞ് കിട്ടുമ്പോ ഒരു company ന്റെ share വാങ്ങിച്ച് കയ്യിൽവെച്ച് ആ company നല്ല grow ചെയ്യുമ്പോ അതിൻ്റെ വില കൂടുമ്പോൾ valuation കൂടുമ്പോൾ ആ share മറ്റൊരാൾക്ക് വിൽക്കുന്നു അതിലൂടെ പൈസ ഇണ്ടാക്കാൻ വേണ്ടി wealth create ചെയ്യാനായിട്ട് അതുപോലെതന്നെ ഈ invest ചെയ്യുന്ന company യുടെ profit നൊരു വിഹിതം കിട്ടാനായിട്ട് അതിനെ വിളിക്കുന്നത് dividend എന്നുള്ളതാണ് note ചെയ്‌ത്‌ വെച്ചോ ആ ഡിവി dividend എല്ലാം കിട്ടാനായിട്ട് ആണ് investors invest ചെയ്യുന്നത് അതുകുറച്ചുകൂടി easily explain ചെയ്യുകയാണെങ്കിൽ തോമസേട്ടൻ എന്തിനാ business തുടങ്ങിയത് business grow ചെയ്യുമ്പോൾ അതിൻ്റെ valuation നിൽ നിന്ന് ഒരു benefit കിട്ടാനായിട്ട് business ൻ്റെ profit കൂടുമ്പോ അത് കിട്ടാനായിട്ട് അപ്പോൾ ആ reasons ന് എല്ലാം വേണ്ടിതന്നെയാണ് investors ഉം invest ചെയ്യുന്നത് കാരണം ഇവര് invest ചെയുമ്പോൾ ഇവര് ഒരു company യുടെ ഒരു share വാങ്ങുകയാണ് അതിൻ്റെ ഒരു part owner ആയി മാറുകയാണ് ശരിക്കും ഒരു part owner ആയി മാറുകയാണ് ഇപ്പൊ തോമസേട്ടൻ്റെ company യുടെ ഒരു share മുതൽ ആള് വാങ്ങുകയാണെങ്കില് ആ company യുടെ ഒരു ചെറിയ ശതമാനത്തിനുള്ള ഒരു owner ആയി മാറുകയാണ് ഇവിടെയുള്ള ആള് അതുപോലെതന്നെ ആ company വലുതാകുമ്പോൾ

അപ്പോൾ ഈ investor എന്നുള്ള ആൾക്കാര് stock market ൽ ചെല്ലുകയാണ് ഇനി ഇവരുടെ കഥ നമ്മള് പറയുകയാണ് stock market ൽ ചെല്ലുന്നു ഈ പറഞ്ഞ reasons നൊക്കെ വേണ്ടിയാണ് അവര് പോകുന്നത് ഇവിടെ ചെല്ലുമ്പോൾ ഈ തോമസേട്ടൻ്റെ supermarket ൻ്റെ IPO നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ നോക്കും ഈ company എങ്ങനെയുണ്ട് എന്ന് നോക്കും ഇവിടെയാണ് നമ്മള് ഒരു important point discuss ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു company select ചെയ്യേണ്ടത് invest ചെയ്യാനായിട്ട് ഇവിടെ ഈ പോകുന്ന investors ഒക്കെ രണ്ട് കാര്യങ്ങൾ നോക്കും ഒന്ന് ആ company യുടെ fundamental analysis നടത്തും അതായത് അതിനെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് study ചെയ്യും അതായത് ഈ company ശരിക്കും നല്ല ശക്തിയുള്ള ഒരു company ആണോ ഇതിന് നല്ല revenue generate ചെയ്യാൻ പറ്റുന്നുണ്ടോ മുന്നിലേക്ക് ഇതിന് നല്ല potential കൾ ഉണ്ടോ expansion ന് നല്ല സാധ്യതകൾ ഉണ്ടോ ഇതിന്റെ team നല്ലതാണോ management team നല്ലതാണോ തോമസേട്ടൻ നല്ലൊരു മനുഷ്യനാണോ അതായത് നന്നായി managerial skills ഉള്ള business sense ഉള്ള ആളാണോ അങ്ങനെ ഒരു company യെ പറ്റി അടിമുടി അടിസ്ഥാനപരമായി പഠിക്കുന്നതിനെയാണ് fundamental analysis എന്ന് പറയുന്നത് അതുപോലെതന്നെ അവിടെ നടത്തുന്ന വേറെ ഒരു study യെ technical analysis എന്ന് പറയും അതിനെപ്പറ്റി തൽക്കാരം ഇപ്പൊ discuss ചെയ്യുന്നില്ല വരുന്ന video ൽ തീർച്ചയായിട്ടും discuss ചെയ്യും term നിങ്ങള് എഴുതിവെച്ചോളു അപ്പോള് ഇവിടെ investors stock market ല് വന്ന് ഇങ്ങനെ ഒരു company യുടെ IPO ഉണ്ടെന്ന് അറിയുന്നു അതിൻ്റെ എത്ര വിലയാണെന്ന് നോക്കുന്നു അങ്ങനെ ഒരു

ആ ഒരു point ആയപ്പോഴേക്കും തോമസേട്ടൻ്റെ company ൽ ഒരു ലക്ഷം share ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പതിനയ്യായിരം share ഓളം ആയിരിക്കും stock market ൽ കൊണ്ടുവന്ന് IPO വെച്ചത് പതിനഞ്ച് ശതമാനം IPO വഴി dilute ചെയ്യാം എന്നും വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു പതിനഞ്ച് ശതമാനം പതിനയ്യായിരം shares പല investors ഉം ചേർന്ന് വാങ്ങുകയാണ് അപ്പൊ പതിനയ്യായിരം share ൻ്റെ വില ആ പൈസ ഇവിടെ തോമസേട്ടൻറെ കൈയിലെത്തി ഈ പതിനയ്യായിരം share ഇനി ഇള്ളത് investors ൻ്റെ കൈയിലാണ് പല ആൾക്കാരുടെ കൈയിലായിട്ടാണ് ഇള്ളത് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ discuss ചെയ്യേണ്ടത് നമ്മള് ഇപ്പൊ stock market നോക്കുമ്പോ നമക്ക് കാണാൻ പറ്റുന്നുണ്ട് daily stock കളുടെ വില മാറുന്നുണ്ട് വില എപ്പോഴും fluctuate ചെയ്ത്കൊണ്ടിരിക്കുകയാണ് daily അല്ല എല്ലാ second ലും ആ TV യിലും stock market ൻ്റെ ഒരു ticker പോലെയൊക്കെ നമ്മള് കാണാറുണ്ടല്ലേ എല്ലാത്തിന്റെയും വില കൂടി കേറി കൂടുമ്പോ green ആവുന്നുണ്ട് താഴോട്ട് വരുമ്പോ red ആവുന്ന് വില ഇങ്ങനെ മാറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഉള്ളത് ഒരു common doubt ആണ് അത് നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് actually supply demand ൻ്റെ basic logic നമ്മള് അറിയേണ്ടതുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു company ന്റെ example പറയുകയാണെങ്കില് ഇപ്പൊ ആ പതിനയ്യായിരം stock ഉം പല investors ൻ്റെ കൈയിലായിട്ടാണ് ഉള്ളത് അല്ല അതായത് ഒരു സമയത്ത് ഈ stock ന് നല്ല demand ഉണ്ടുവെങ്കിൽ അതായത് തോമസേട്ടന് ഈ supermarket business boom ആവുകയാണ് അത് നന്നായി grow ചെയ്യുകയാണ് fundamentally നോക്കുമ്പോ അതിന് revenue growth ഇണ്ട്‌ profit growth ഇണ്ട് കുറെ അധികം outlets open ചെയ്യുന്നുണ്ട് നല്ല രീതിയില് company grow ചെയ്തുകൊണ്ടിരിക്കാ profit കൂടുതല് generate ചെയ്യുമ്പോ market ൽ ഒരു demand വരും അതായത് പതിനയ്യായിരം സ്റ്റോ stock ആണല്ലോ ഉള്ളത് എന്നാല് ഈ news ഒക്കെ വായിക്കുമ്പോ market ൽ ഉള്ളവര് ചിലപ്പോൾ ഒരു ലക്ഷം ആൾക്കാർക്ക് തോന്നും അത് ശരി തോമസേട്ടന്റെ business വളരെ നല്ലതാണല്ലോ അതിൻ്റെ stock വേണമല്ലോ എന്ന് തോന്നിട്ട്ണ്ടെ demand create ചെയ്യും പക്ഷെ stock ഇള്ളത് പതിനയ്യായിരം മാത്രമാണ് അപ്പോള് fixed amount of stock നൊത്ത demand generate ആവുമ്പോ obviously അതിൻ്റെ വില കുടുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ

ചെറിയ വിലയ്ക്ക് അത് കൊടുത്ത് ഒഴിവാക്കും അപ്പൊൾ ഇങ്ങനെയാണ് stock ൻ്റെ വില കൂടുകയും കുറയുകയും എല്ലാം ചെയ്യുന്നത് ഇവിടെ ഒരു important question നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്താണ് ഈ business ൻ്റെ valuation ന് business ൻ്റെ performance മാത്രമാണോ stock price decide ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എന്നാൽ അതല്ല എന്നുള്ളതാണ് ശരി ഒരു stock ൻ്റെ വില നിശ്ചയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് definitely ആ company ൻ്റെ performance ആണ് അതിൻ്റെ valuation ആണ് അത് എങ്ങനെ perform ചെയ്യുന്നു എന്നത് definitely stock price നെ influence ചെയ്യുന്ന കാര്യമാണ് എന്നാൽ അതുപോലെതന്നെ അതിൻ്റെ stock priceinfluence ചെയ്യുന്ന കാര്യം എന്നുപറയുന്നത് അത് market sentiments ആണ് ആൾക്കാരുടെ sentiments ഇവിടെ involved ആണ് എന്നുള്ളതാണ് സത്യം അത് എങ്ങനെ example വഴി പറയുകയാണെങ്കില് ഇവിടെ ഇപ്പോ തോമസേട്ടൻ്റെ supermarket business ഇണ്ട് അതിന് കൂടുതൽ branches ഉം ഉള്ളത് കേരളത്തിലാണെന്ന് വിചാരിക്കുക അപ്പോഴാണ് ഒരു news വരുന്നത് റിലയൻസ് fresh കേരളത്തിൽ അതിശക്തമായിട്ട് expand ചെയ്യാൻ പോവുകയാണ് എല്ലാ മുക്കിലും മുക്കിലും റിലയൻസ് fresh വരാൻ പോവുകയാണ് എന്നൊരു news വരുന്നു അപ്പോള് ഈ news ൽ investors നെ സംബദ്ധിച്ചിടത്തോളം news നോക്കുമ്പോ അത് ശരി എല്ലാ മുക്കിലും റിലയൻസ് fresh വരുകയാണെങ്കില് definitely റിലയൻസ് പോലുള്ള വലിയ company യെ എല്ലാ ആൾക്കാരും റിലയൻസിൽ പോയി സാധനം വാങ്ങാൻ തുടങ്ങും അപ്പൊ തോമസേട്ടൻ്റെ business കുറയില്ലേ തോമസേട്ടൻ്റെ business അപ്പൊ താഴോട്ട് വരില്ലേ valuation കുറയില്ലെ മോശമായി affect ആകില്ലേ എന്ന് പെട്ടെന്ന് ഒരു പേടി investors ൻ്റെ അടുത്ത് വരും അങ്ങനെ ഒരു പേടി വരുമ്പോ എല്ലാരും വിൽക്കാൻ സാധ്യതയും എല്ലാരും വിൽക്കാൻ സാധ്യതയും എന്താ എന്താ പറ്റാ വില താഴോട്ട് വരും അതായത് sentiments positively എങ്ങനെ affect ചെയ്യുന്നു ന്നുള്ളത് ഒരു example വഴി പറയുകയാണെങ്കില് investors ൻ്റെ അടുത്ത് ഒരു news എത്തുകയാണ് കഴിഞ്ഞ ആഴ്ച്ച തോമസ് ഏട്ടനും നമ്മുടെ supermarket ൻ്റെ main team കള് എല്ലാം ബാംഗ്ളൂരും ഹൈദരാബാദും എല്ലാം business ചെയ്‌തതു അവിടെ multiple locations ൽ advance ഉം കൊടുത്ത് expansion ന് തീരുമാനം ആയിട്ടാണ് തിരിച്ചുവന്നത് എന്നൊരു news പയ്യെ spread ആവുകയാണ്

അങ്ങനെ price കൂടുന്നു അപ്പൊ നമ്മടെ original question എന്തായിരുന്നു stock market ൽ price എന്തുകൊണ്ടാണ് എപ്പോഴും fluctuate ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ അതായത് നിങ്ങൾ ആ ഒരു ticker ല് ആ ഒരു red ഉം green ഉം ആയിട്ട് എപ്പോഴും വില മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ടാറ്റാ motors ൻ്റെ കാര്യം പറയുകയാണെങ്കില് ഇന്നലെ എമ്പത് രൂപ എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാണുന്ന price നിങ്ങൾ ആ TV യില് കാണുന്ന ആ price എന്ന് പറയുന്നത് LTP യാണ് last traded price ആണ് അത് മനസ്സിലാക്കണെങ്കിൽ നിങ്ങൾ സ്റ്റോ indian stock market ൻ്റെ ഒരു വലുപ്പം scale നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കോടികണക്കിന് investors ആണ് ഉള്ളത് എത്രയോ അധികം കോടികണക്കിന് investors ആണ് ഉള്ളത് അപ്പോള് ഈ വലിയ company കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ second ലും അല്ലെങ്കില് എല്ലാ നിമിഷവും ഒരാള് investor ല് ഒരാള് ആ share വിൽക്കുന്നുണ്ടാവും അതുപോലെ വേറെ ഒരാള് ആ share വാങ്ങുന്നുണ്ടാകും അപ്പോള് ഏറ്റവും അവസാനം നടന്ന ആ ഒരു transaction എത്ര രൂപക്കാണോ ആ company ൻ്റെ share വിറ്റത് ആ വിലയാണ് നിങ്ങൾ screen ൽ കാണുന്നത് അതിനെയാണ് LTP യെന്നുപറയുന്നത് അപ്പോൾ എപ്പോഴും എന്തുകൊണ്ടാണ് വില മാറിക്കൊണ്ടിരിക്കുന്നത് stock market open ആയിരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും വിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കും എപ്പോഴും transactions നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഓരോ transactions നും എത്ര രൂപയിലാണോ നടന്നത് അതാണ് അതിൻ്റെ LTP അതാണ് അവിടെ കാണുന്ന last traded price അപ്പൊ വില എന്തുകൊണ്ടാണ് മാറുന്നത് എന്നും എന്താണ് വിലയെ സ്വാധിനിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൽ investors ൻ്റെ കഥ ഏറെക്കുറെ മനസ്സിലായി എന്നു വിശ്വസിക്കുന്നു കുറെ അധികം investors ഇണ്ട് അവർക്ക് stock market ൽ പോകാം കുറെ അധികം companies ൻ്റെ shares ഇണ്ടാകും shares either company യുടെ അടുത്ത് നിന്ന് നേരിട്ട് IPO ൻ്റെ സമയത്ത് വാങ്ങാം അല്ലെങ്കിൽ ഈ stock market ലൂടെ മറ്റ് investors ൻ്റെ കൈയില് ആരുടെ കൈയില് ഏത് share ആണോ ഉള്ളത് നമ്മൾക്ക് ഒരു വില പറയാം അത് വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ കൈയിലുള്ള share അവർക്ക് വിൽക്കാം അതെല്ലാം facilitate ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മള് ആദ്യം മനസ്സില് കണ്ട ആ ഒരു building ഉണ്ടല്ലോ ആ building നെയാണ് stock market എന്നുപറയുന്നത് അപ്പോ നമ്മള് ഇപ്പൊ investers ൻ്റെ കഥ പറഞ്ഞപ്പോൾ വളരെ simple ആയിട്ട് തോന്നി building ൽ ചെന്നിട്ട് എന്തോ സാധനം വാങ്ങുന്നപോലെയാ തോന്നിയത് എന്നാൽ അതാണോ സത്യം അതല്ല ഒരു investor ക്ക് ഒരു സാധാരണക്കാരന് നേരിട്ട് stock market ൽ പോയി മറ്റൊരു investor നെ കാണാനോ അയാളുടെ കൈയിൽ നിന്ന് ഒന്നും വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല അവിടെയാണ് brokers വരണത് note ചെയ്തോളൂ ഈ brokers ൻ്റെ കഥ നമ്മള് ചെറുതായി പറയുകയാണ് അതില് brokers എന്നു പറയുന്നത് stock brokers എന്നുപറയുന്നത് stock market ൽ authorise ചെയ്‌തിട്ടുള്ള partners ആണ് ഈ brokers നാണ് investers നെ share വാങ്ങാനും വിൽക്കാനും പല investors നെ തമ്മില് connect ചെയ്യാനും ഒക്കെ facilitate ചെയ്യാൻ പറ്റുന്ന brokers നാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലെ stock market ൽ നമ്മള് ചെന്നിട്ട് വാങ്ങാൻ പറ്റോ നമ്മള് ചെല്ലേണ്ട ആവശ്യം ഇല്ല നമ്മടെ broker stock market ല് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇനി നമ്മക്ക് എങ്ങനെയാണ് stock വാങ്ങാനും വിൽക്കാനും പറ്റുമെന്നുള്ളത് discuss ചെയ്യേണ്ടത് അപ്പോ ഒരു investor റെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലഘട്ടങ്ങളില് stock market ഒരു pyhsical office space ആയിരുന്നു അവിടെ brokers ഉണ്ടായിരുന്നു നമുക്ക് ചെന്നിട്ട് അവിടെ ഒരു broker നെ കാണണമായിരുന്നു എന്നിട്ട് പറയണമായിരുന്നു കണ്ട എൻ്റെ കൈയില് ഈ share ഇണ്ട് എനിക്ക് വിൽക്കണമെന്ന് താൽപര്യം ഉണ്ട് അപ്പൊ broker നോക്കും അ വേറെ ആരാ ഉള്ളത് ഈ share വാങ്ങാനുള്ളത് എന്ന് ചോദിക്കുന്നു ഒരാളെ കണ്ടുപിടിച്ചാൽ broker നമ്മളെ രണ്ടുപേരെയും connect ചെയ്തുതന്നിട്ട് ആ ഒരു transaction നടക്കുന്നു പക്ഷെ technology നന്നായി വന്നു കാലം മാറി വന്നു പിന്നീട് phone telephone ൻ്റെ invention ഇണ്ടായി telephone വളരെ commercialise ആയി അപ്പൊ investors എല്ലാരും വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവർ അവരുടെ പണികളിലും work ലും ആയിരുന്നു broker stock market ൽ ഇരിക്കുന്നുണ്ട് അപ്പൊ investor broker എ phone വിളിച്ചിട്ട് നേരത്തെ ചെയ്‌ത സാധനം phone ലൂടെ ചെയ്യും phone വിളിച്ചിട്ട് പറയും ആ എനിക്ക് ഈ stock വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്നുപറയും broker phone ലൂടെ വേറെ ആൾക്കാരെ വിളിക്കും അങ്ങനെ broker ആണ് പല investors നെയും connect ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ technology പിന്നെയും advance ചെയ്തു കാലം പിന്നെയും മാറി ഇന്ന് technology വന്നിട്ടിണ്ട് ഇന്ന് നമ്മടെ mobile phone ൽ നമ്മക്ക് brokers available ആണ് ഞാൻ ഉപയോഗിക്കുന്നത് upstox എന്നൊരു discount broker നെയാണ് നിങ്ങൾക്ക് ഞാൻ suggest ഉം ചെയ്യുന്നുണ്ട് അതിലൊരു account open ചെയ്യാനുള്ള link ഞാൻ താഴെ കൊടുക്കുന്നുമുണ്ട് അപ്പൊ നമ്മക്ക് ഇന്ന് നമ്മുടെ mobile phone ൽ broker ൻ്റെ app ഇണ്ട് ആ app തുറന്നാ നമ്മക്ക് കാണാൻ പറ്റും ഏതൊക്കെ companies ആണ് ഉള്ളത് എ എത്ര രൂപക്കാണ് അത് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത് അവസാനമായി LTP എന്നാണ് last traded price ഏറ്റവും അവസാനമായി ഒരു വിനിമയം നടന്നത് എത്ര രൂപക്കാണ് അപ്പൊ എൻ്റെ കൈയിൽ എന്തെങ്കിലും stock ഇണ്ടെങ്കില് അത് എനിക്ക് കാണാൻ പറ്റും എനിക്ക് വിക്കണമെങ്കിൽ അതിൽ തന്നെ പറയാം അപ്പോൾ app ലൂടെ പറയുമ്പോൾ broker ഉം നോക്കും വേറെ ആരെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് നോക്കുമ്പോ app ലൂടെ തന്നെ അവിടെ വേറെ ഒരാൾക്ക് വാങ്ങാനും പറ്റും

നമ്മള് ആദ്യം definition ൽ പറഞ്ഞ സാധനമാണ് publicly listed company കളുടെ shares trade ചെയ്യപ്പെടുന്നുന്ന് ആ trading നെ facilitate ചെയ്യുന്നത് brokers ആണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നും നന്നായി തന്നെ class മുന്നിലേക്ക് പോകുന്നുണ്ടെന്നും bore അടിക്കുന്നില്ലായെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇനി investors ൻ്റെ സ്ഥലത്ത് ഒരു കാര്യം discuss ചെയ്യാനുണ്ട് ഇവിടെ കുറച്ച് മാഞ്ഞുപോയിട്ട് ഇണ്ട് നിങ്ങൾക്ക് എന്നാലും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമെ വായിച്ചിട്ടുണ്ടാവും trading and demate account അപ്പോ നമ്മള് ഈ കഥ പറഞ്ഞപ്പോ investors ഇങ്ങനെ ചെന്ന് stock market ൽ ചെന്ന് brokers വഴി stock വാങ്ങുമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ വാങ്ങുന്നെ ഇപ്പൊ നമ്മള് mobile ഞെക്കിയാലും അല്ലെങ്കില് phone വിളിച്ച് പറഞ്ഞാലും ആ stock നമ്മക്ക് എങ്ങനെയാ കിട്ടുന്നത് അവിടെയാണ് trading and demate account ൻ്റെ importance വരുന്നത് ഒന്നുകൂടെ ഒന്ന് പഴയ കാലത്തിലേക്ക് പോകാം പഴയകാലത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാല് നമ്മക്ക് ഒരു investor ന് ഒരു broker എ അടുത്ത് പറയ എനിക്ക് ഇന്ന company യുടെ share വേണമെന്ന് പറയുമ്പോൾ നിക്കാൻ ഒരാളെ കണ്ടുപിടിച്ചു അയാളുടെ കയ്യിന്ന് share broker നമുക്ക് വാങ്ങിത്തരും ആ share നമ്മൾക്ക് എങ്ങനെയാ കിട്ടികൊണ്ടിരുന്നത് ഒരു share certificate ഒരു paper നൊരു കഷ്ണം ആണ് നമ്മക്ക് കിട്ടിയത് അതാണ് നമ്മുടെ കൈയിൽ ആ share ഉ എണ്ട്ന്നു ള്ളതിൻ്റെ proof അതായിരുന്നു പക്ഷെ ഈ paper കിട്ടിയത് actually വളരെ അധികം ബുദ്ധിമുട്ടാണ് investors present ചെയ്തത് അതായത് ഈ paper കളഞ്ഞുപോകാം കത്തിപോകാം കീറിപ്പോകാം വെള്ളത്തില് നനഞ്ഞുപോകാം അങ്ങനെ ഒരു share certificate ഒരു paper ൻ്റെ രൂപത്തില് കുറെ നാള് മുൻപ് കിട്ടികൊണ്ടിരുന്നപ്പോ കുറെ അധികം പ്രശ്‌നങ്ങളും ബുദ്ധിമുട്ടും ആൾക്കാര് നേരിട്ടിരുന്നു അതിൻ്റെ storage നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ page നെ സംബന്ധിച്ചിടത്തോളം കുറെ പ്രശ്‌നങ്ങൾ ഇണ്ടായി അവിടെയാണ് government shares നെ paper എന്ന രൂപത്തിൽ നിന്ന് മാറ്റിയിട്ട് dematerialise ചെയ്‌തു അതിനെ physical material form ഇല്ലാതെയാക്കി അതിനെ digitally store ചെയ്യാനായിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അതിനെയാണ് demate account എന്ന് വിളിക്കുന്നത് dematerialise account എന്നുള്ളതാണ്

ഒരു demate account എല്ലാ investors നും വേണം ഒരു demate account ഇല്ലാ എങ്കില് stock വാങ്ങാനും പറ്റില്ല സൂക്ഷിക്കാനും പറ്റില്ല അപ്പൊ demate account എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ എന്ത് trading account എന്നൊരു പുതിയ സാധനം കാണുന്നു അപ്പോ അതെന്താണ് demate account ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന digitally കിട്ടുന്ന electronically കിട്ടുന്ന shares നെ സൂക്ഷിച്ചുവെക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഈ demate account ലേക്ക് share നെ എത്തിക്കണമെങ്കില് broker ൻ്റെ അടുത്ത് നിന്ന് ആദ്യം വാങ്ങണമല്ലോ അതിനാണ് trading account ൻ്റെ importance എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് എഴുതിവെച്ചിരിക്കുന്നത് വളരെ important ആയിട്ടുള്ള കാര്യമാണ് വളരെ basic ആയിട്ട് എല്ലാരും അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞാൽ മാത്രമെ നമുക്ക് ഈ accounts ഒക്കെ open ചെയ്യണം നമുക്ക് stock market ൽ enter എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് വളരെ basic information ആണ്

അയാളുടെ കൈയിലുള്ള share വാങ്ങിച്ചു അത് നമ്മൾക്ക് തന്നിട്ട് നമ്മൾ demate account ൽ സൂക്ഷിച്ചു വെക്കുള്ളു അപ്പൊ broker ക്ക് പൈസ കൊടുക്കേണ്ടതിണ്ട് എങ്കില് ആ പൈസ ഇട്ടുവെക്കുന്ന account നെയാണ് trading account എന്ന് പറയുന്നത് അപ്പോൾ demate account മാത്രമെ നമ്മുടെ കൈയിൽ ഉള്ളു എങ്കില് നമ്മക്ക് stockmarket ൽ പങ്കെടുക്കാൻ പറ്റില്ല നമുക്ക് ഒരു trading account കൂടി വേണം ഈ trading account ൽ നമ്മൾ പൈസ ഇട്ടുവെക്കണം ഈ പൈസ നമ്മള് broker ക്ക് കൊടുക്കുമ്പോഴാണ് share നമ്മൾക്ക് കിട്ടുക അപ്പോൾ ഈ trading account ൽ പൈസ എവിടെന്നാ വരുന്നെ നമുക്ക് എല്ലാർക്കും ഒരു savings account ഇണ്ടാവും നമ്മുടെ bank ൻ്റെ അടുത്ത് നമുക്ക് എല്ലാർക്കും ഒരു savings account ഇണ്ടാകും ഈ savings account ൽ നമക്ക് പൈസ ഉണ്ടാവല്ലോ ആ പൈസ നമ്മക്ക് trading account ലേക്ക് transfer ചെയ്യണമെന്നുണ്ട് എത്ര രൂപയാണോ നമുക്ക് share market ൽ invest ചെയ്യാൻ നമ്മള് താൽപര്യപെടുന്നത് എത്ര രൂപകൊണ്ടാണോ നമ്മള് stock വാങ്ങാൻ നമ്മള് plan ചെയ്യുന്നത് അത്രയും രൂപ നമ്മള് trading account ലേക്ക് നമ്മക്ക് transfer ചെയ്‌ത്‌ ഇട്ടുവെക്കാം അതും ഒരു bank account പോലെത്തന്നെയാണ് അവിടെ നമ്മക്ക് interest ഒന്നും കിട്ടുന്നില്ല savings account ൽ കിടക്കുകയാണെ നമുക്ക് അറിയാം ഒരു നാലഞ്ച് ശതമാനം interest കിട്ടും പക്ഷെ trading account ൽ പൈസ കിടന്നാൽ നമുക്ക് interest ഒന്നും കിട്ടില്ല പക്ഷെ ആ പൈസ നമുക്ക് broker വഴി ഉപയോഗിച്ചുകൊണ്ട് share വാങ്ങാം ആ share demate account ൽ നമക്ക് സൂക്ഷിച്ചുവെക്കാം അപ്പൊ ഈ accounts ൻ്റെ പരിപാടികള് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോ demate account തുടങ്ങുന്നതും trading account തുടങ്ങുന്നതും വളരെ important ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ

അതിൽ തന്നെ trading account ഉം അതിൽ തന്നെ demate account ഉം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ account ഇണ്ട് അതും upstox facilitate ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് ഒന്ന് technicality യിലേക്ക് പോകുകയാണെങ്കില് demate account എന്നു പറയുന്ന account ആരാണ് hold ചെയ്യുന്നത് അതായത് ആരാണ് own ചെയ്യുന്നത് അതായത് വളരെ important ആയിട്ടുള്ള ഒരു സാധനല്ലേ ഇത് നമ്മള് എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിച്ച shares വളരെ secured ആയി സൂക്ഷിക്കേണ്ട ആവശ്യം ഇണ്ട് അപ്പോൾ demate account own ചെയ്യുന്നതും store ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഈ depository പറയുന്ന ഒരു body യാണ് അപ്പോൾ ഈ red box നികത്ത് കാണിക്കുന്നത് നമ്മള് ഇതുവരെ discuss ചെയ്യാത്ത എന്നാൽ stock market ലെ പല കാര്യങ്ങളും facilitate ചെയ്യുന്ന കുറച്ച് participants ആണ് ഇത് കുറച്ച് അധികം technical ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ terms എല്ലാം എഴുതിവെച്ചോ നിങ്ങള് വായിച്ചുനോക്കിക്കോ മനസ്സിലായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇത് അറിഞ്ഞില്ലയെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു regular invorter ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാൽ ഇത് കുറച്ച് specifics ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരുന്നാൽ വളരെ തീർച്ചയായും നല്ല കാര്യങ്ങളാണ് അപ്പോ പറഞ്ഞതുപോലെ demate account own ചെയ്യുന്നത് depository ആണ് പക്ഷേ ഒരു depository യുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു demate account എടുക്കാൻ പറ്റില്ല depository ആയിട്ട് നേ നേരിട്ട് നമുക്ക് transactions ഒന്നും പറ്റില്ല ഇവിടെ stock market ൽ നമുക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു broker വഴിയെ ചെയ്യാൻ പറ്റുള്ളു ആയിരുന്നു അതുപോലെ തന്നെ depository ൽ ചെന്നിട്ട് നമുക്ക് ഒരു demate account open ചെയ്യാൻ പറ്റില്ല അതിനൊരു depository participant എന്നൊരാളുണ്ട് ഈ depository participant ൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഒരു demate account open ചെയ്യാൻ പറ്റും ആ demate account ഇരിക്കുന്നത് depositor ൻ്റെ കൈയിലാണ് അപ്പോ ഒരു depository participant എന്നൊരാളുണ്ട് അയാള് വഴിയാണ് depository യുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു demate demate account എടുക്കാൻ പറ്റുക ആരാണ് depository participant ഒരു bank നും depository participant ആകാം അല്ലെങ്കിൽ broker ക്കും depository participant ആകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് upstox പോലുള്ള ഒരു broker റെ ഉപയോഗിക്കുകയാണെങ്കില് അവരുടെ അടുത്ത്ന്ന് തന്നെ നമുക്ക് ഒരു trading account ഉം open ചെയ്യാൻ പറ്റും ഒരു demate account ഉം open ചെയ്യാൻ പറ്റും അപ്പൊ ഈ മുഴുവൻ സംഭവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെട്ടൊന്ന് ഈ participants ൻ്റെ കൂടെ നമുക്ക് ഒന്ന് സംസാരിക്കാം out എന്നു പറയുന്നത് അത് stock market ൻ്റെ NSE ൻ്റെയും BSE ൻ്റെയും ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവനാണ് ഉറപ്പുവരുത്തുന്നത് ഇവിടെ ഒരു investor share വിൽക്കുന്നുണ്ട് എങ്കില് ആ share വാങ്ങാനും ഒരാളിലേക്ക് കല connect ചെയ്‌തുകൊടുക്കാനും ഇയാളുടെ കൈയിൽനിന്ന് പൈസ ഇയാളിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരു hello നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ മയക്കുമരുന്നിൻ്റ addiction എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾ വിദ്യാർത്ഥികളിലും കാണപ്പെടുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് മയക്കുമരുന്ന് addiction ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ്

ലക്ഷകണക്കിന് ആൾക്കാർ ആളുകൾ മയക്കുമരുന്നിന് അടിമയായി തീർന്നിട്ടുണ്ട് ഏകദേശം ഒരു കണക്കു പറയാണെങ്കിൽ അമ്പത് ലക്ഷത്തിൽപ്പരം ആളുകൾ ഏർ ഏകദേശ ഒരു കണക്കുണ്ട് അതുപോലെ രാജ്യത്ത്നടക്കുന്ന പ ഏർ അക്രമസംഭവങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ഈ മയക്കുമരുന്നാണ് ഇതിൻ്റെ സ്വാധീനമാണ് എന്നൊരു പഠന report കള്കാ ണപ്പെടുന്നു ഇപ്പൊ സമ്പന്നരാഷ്ട്രങ്ങളിലായിരുന്നു ഈ അമിതമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇപ്പോൾ അത് ഇന്ത്യയിലും വ്യാപകമായി കഴിഞ്ഞു യുവാക്കളാണ് മയക്കുമരുന്നിനെ മയക്കുമരുന്ന് ഏറെ ആകർഷിക്കുന്നത് സാധരണ ഇതൊക്കെ തുടങ്ങുന്നത് ഈ പുകവലിയിൽ നിന്നാണ് ഈ പുകവലിയിൽ നിന്ന ഈ ദുശ്ശീലം ആരംഭിക്കുന്നത് പുകവലിക്കാർ ക്രമേണ മദ്യത്തിന് അടിമയായിത്തീരുന്നു അത് അത് കഴിഞ്ഞു പിന്നെ ലഹര ഏർ അമിതമായ ലഹരിയിൽ ഏർ അടിമകളായി അടിമകളായി തീരുന്നു വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇടയിലാണ് മയക്കുമരുന്നിൻ്റെ വില്പന ഏറ്റവും കൂടുതൽ നടകുന്നത് ഒരിക്കൽ ഉപയാഗിച്ചു കഴിഞ്ഞാ ഏർ ഒരിക്കലും മോചനം നേടാത്ത ഒര്

ആദ്യമൊക്ക ഒരു hobby ആയിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് എന്നാൽ കുറേകഴിയുമ്പോൾ ഇതുകൂടാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയ്ക് വന്നുച്ചേരും മയക്കുമരുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം മന്ദീ അല്ലെങ്കിൽ ആ പ്രവർത്തനംചിലപ്പോൾ മന്ദീഭവിപ്പിക്കും എന്നുവെച്ചാൽ നശിപ്പിക്കും എന്നാണർത്ഥം രാജ്യത്തു നടക്കുന്ന പല പലകൊലപാതങ്ങളുടെയും പീഡനങ്ങളുടെയും പിന്നില ചേതാ ചേതോവികാരം മയക്കുമരുന്ന് എന്നാണ് കണ്ടത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് വില്പന നടത്തുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് കുറ്റകരമാണ് നിയമത്തിൽ വ്യവസ്ഥയിൽ വ്യവസ്ഥചെയ്തിട്ടുണ്ട് പക്ഷെ പിടിക്കപെടാതെപോകുന്നു വിദ്യാർത്ഥികൾ തൊഴിലാളികൾ മദ്യപി മദ്യപിക്കുന്നവർ എന്നിവരുടെ ഇടയിലെല്ലാം ഈ തൊഴിൽ വ്യപകമായി വൻതോതിൽ കാണപ്പെടുന്നു

പലരും police ൻ്റെ പിടിയിലായി ശിക്ഷ അനുഭവിക്കുന്നതും എങ്കിലും ഇത് ഉൻമൂലം ഉന്മൂലനം ചെയ്യാൻ നമ്മുക്കായിട്ടില്ല എത്രയെത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ പേരിൽ കണ്ണീർ കുടിക്കുന്നത് എത്ര ജീവനാണ് ഇതിൻ്റെ പേരിൽ പൊടിയുന്നത മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടയുമുണത്തിന് വേണ്ടി മാതാപിതാക്കൾ അദ്ധ്യാപകർ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഉണ്ട് ഇതിനെ പറ്റി കൊറേ class ഉകളും program ഉകളും നടത്തി വരുനിണ്ട് കുട്ടികളുടെ ഓരോദിവസവുമുള്ള പ്രവർത്തികളും സ്വഭാവവിശേഷങ്ങളും നിരീക്ഷിച്ചു മനസിലാക്കണ ചീത്ത കൂട്ടുകെട്ടിനു സാഹചര്യം ഒഴിവാക്കണം ഇപ്പൊ school ഉകളും college ഉകളും തലങ്ങളിൽ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചു അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതിനെതിരെ പ്രചാരണം നടത്തണം ഭ്രാന്തമായ ഒരു ലോകത്തെ നാം സൃഷ്ടിക്കാം സൃഷ്ടിക്കാൻ കൂട്ടുനിൽക്കരുത് മയക്കുമരുന്ന് വില്പനനടത്തുന്നതായി ശ്രദ്ധയിൽ പെട്ടാൽ അധികാരികളെ വിവരം അരീക്കണം

എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് മികച്ച പരിചരനത്തിനുള്ള മികച്ച അറിവ് എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനാ മുദ്രാ വാക്യം മയക്കു മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട യുവാക്കളെ ദാരണ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് എന്നാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവാക്കളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തമാകാം എങ്ങനെ ഒഴിവാക്കാം എന്നൊരു മെച്ചപ്പെട്ട ആരോഗ്യാമുള്ള ഒരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുമാണ് ഈ വർഷത്തെ മുദ്രവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവാക്കളെ പ്രായപൂത്തിയാകാത്ത കുട്ടികളും യുവാക്കളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമാണ് പലപ്പോഴും ലഹരി മരുന്നിന് ഉപയോഗത്തിന് അടിമപ്പെടുന്നത് രണ്ടായിരത്തി പതിനെഞ്ചിൽ ലഹരി ഉപയോഗിച്ചിരുന്നവരെക്കാൾ കൊറവാണ് രണ്ടായിരത്തി പതിനേഴിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്നാണ UNDC പുറത്തു വിട്ട report കൾ പറയുന്നത് മയക്കുമരുന്ന് നിയന്ത്ര നിയന്ത്രണത്തെ കുറിച്ച് അവ ബോധം സൃഷിക്കുന്നതിനായി പുറത്തു വിട്ട എല്ലാ നിർദേശങ്ങളും ഒരു പരിധി വേറെ വിജയിച്ചുവെന്നാണ് മനസിലാകുന്നതെന്നാണ UNDC പറയുന്നത് lock down പ്രഖ്യാപിച്ച സമയത്ത് മദ്യവും ഏർ മദ്യവും ലഹരിമരുന്നവും കിട്ടാതെ ആത്മഹത്യാ ചെയ്തവരുടെ വാർത്തകൾ നമ്മൾ കൊറേ കേട്ടിട്ടുണ്ട് സമൂഹത്തിൽ ഇപ്പോൾ സാംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർഥ്യമാണ് ആണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ടത് ഇപ്പൊ ലോകത്ത് ഇരുവത്തി ഏഴ് കോടി മനുഷ്യരാണ് അടിമപ്പെട്ടു എന്നാണ് ഏർ report ഉകളൊക്കെ കണ്ടെത്തുന്നത് പലപ്പോഴും ഈ ലഹരിലേക് നയിക്കുന്നത് കാര കരണങ്ങൾക്കാണ് ചികിത്സ ആവിശ്യം മികച്ച councilng ഉം കൊണ്ട് ധരാളം പേരെ ലഹരി മുക്ത മുക്തതയിലേയും സാധരണ ജീവിതലിലേയും കൊണ്ടുവരുന്ന സ്ഥാപനമാണ് life care counselling center എന്നുപറയുന്നത് മികച്ച behavior therapy കളും പലരീതിയിൽ ഉള്ള counselinglife care ഏർ എന്നിവയൊക്കെയും അവർ നടത്തുനിനണ്ട് ആഗോള വ്യാപകമായാ ലഹരിക്കെതിരെ പ്രതിഷേധസമരങ്ങൾ സംഘടിപിക്നിണ്ടെങ്കിലും ലഹരിയുടെ സ്വാധിനം യുവാക്കിളിൽ ഇപ്പോൾ ആഴത്തിൽ തന്നെ ഉണ്ട് എന്നതിന് തെളിവാണ് lock down ഇത് നാം കണ്ടത് മയക്കുമരുന്നു ഉപയോഗത്തെ എങ്ങനെ കൈകാര്യം എന്നും അത് ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും കൃത്യമായി നിർദേശങ്ങൾ അനിവാര്യമാണ് മതമല്ല മയക്കുമരുന്ന് ഭീഷണിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വിരവതി റാലികളും poster റുകളും

മിക്കപ്പോഴും തെറ്റിതെരിക്കപ്പെടുന്ന രണ്ടു വാക്കുകളാണ് ഇപ്പൊ പറഞ്ഞ drug abuse ഉം drug addiction നുമൊക്കെ ഇവ രണ്ടും ഒന്നാണ് എന്ന ബി ഏർ ധാരണ ഉള്ളത് drug abuse പെട്ടന്ന് ലഹരി ഉപയോഗിക്കുന്നവരിൽ കാണപ്പെടും എന്നാൽ ഈ അവസ്ഥക്ക് ചികിത്സ കിട്ടാതെ നീണ്ടു പോകുമ്പോൾ അത് drug addiction ആയി മാറുന്നു ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുന്നത്ന ഏർ ല്ലതാണ് ലഹരി മരുന്നിൻ്റെ അസ്വാഭികമായ ഉപയോഗം കാരണം മാനസിക ശാരീരിക ആര്യോഗത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നൊരു രോഗമാണ് drug addiction നെ വിദക്തർ സത്യം പറഞ്ഞാൽ കാണുന്നത് ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായി ചികിത്സ ലഭ്യമായില്ലെങ്കിൽ എങ്കിൽ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

canterbury കഥകളും വു ചെങ്‍ journey to the west എന്നിവയും English ചൈനീസ് സാഹിത്യങ്ങളിലെ classic കുകളാണ് പത്താം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയിലുള്ള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

കയറ്റത്തെക്കുറിച്ച് ഒരു സാങ്കൽപ്പിക വിവരണം എഴുതി ഇതിൽ യാത്രയെ പ്രശംസിക്കുകയും ഫ്രിജിഡ ഇൻകുരിയേറ്റേഴ്സിനെ വിമർശിക്കുകയും ചെയ്തു ബർഗുണ്ടിയൻ കവി മൈക്കോൾട്ട് ടെയിൽ‌വെറ്റർ പിന്നീട് ജൂറ പർവതനിരകളിലൂടെ ആയിരത്തിനാനൂറ്റിമുപ്പത് യാത്രയുടെ ഭയാനകമായ ഓർമ്മകൾ രചിച്ചു ആധുനിക Tourism ത്തിന്റെ തുടക്കം Grand Tour എന്നറിയപ്പെട്ടിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ജർമ്മനി ഇറ്റലി ഒരു പരമ്പരാഗത യാത്രയായിരുന്നു യാത്രികർ പ്രധാനമായും ഉയർന്ന class യൂറോപ്യൻ ചെറുപ്പക്കാർ പ്രധാനമായും പടിഞ്ഞാറൻ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു ആയിരത്തിഅറന്നൂറ്റിഇരുപത്തിനാലിൽ പോളണ്ടിലെ യുവ രാജകുമാരൻ സിഡിസ്മണ്ട് മൂന്നാമന്റെ മൂത്തമകനായ ലാഡിസ്ലാവ് സിഗിസ്മണ്ട് വാസ യൂറോപി യൂറോപിലുടനീളം യാത്ര ചെയ്തു ഇത്തരം യാത്രകൾ പോ പോളിഷ് പ്രഭുക്കന്മാർക്കിടയിൽ പതിവായിരുന്നു ഇന്നത്തെ ജർമ്മനി ബെൽജിയം നെതർലാന്റ് എന്നീ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു ഇതൊരു വിദ്യാഭ്യാസ യാത്രയായിരുന്നു പോളിഷ്ലി ലത്വാനിയ common wealth ഇൽ ഇറ്റാലിയൻ ഓ ഓപ്പറ അവതരിപ്പിച്ചതാണ് ഈ യാത്രയുടെ ഒരു ഫലം ആയിരത്തിഅറുനൂറ്റിഅറുപത് മുതൽ ഈ സമ്പ്രദായം അഭിവൃദ്ധി പ്രാപിക്കുകയും ആയിരത്തിഎണ്ണൂറ്റിനാപ്പത് കളിൽ വലിയ തോതിലുള്ള റെയിൽ‌ ഗതാഗതം വരുന്നതുവരെ സാധാരണ യാത്രാമാർഗ്ഗം പിന്തുടരുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരും സമ്പന്നരായ ലാൻഡഡ്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 സമ്പന്നരായ ചെറുപ്പക്കാരും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽ ചില തെക്കേ അമേരിക്കൻ യുഎസ് മറ്റ് വിദേശ യുവാക്കൾ എന്നിവരും സമാനമായ യാത്രകൾ നടത്തിയിട്ടുണ്ട് rail ഏർ ship യാത്രകൾ യാത്ര സുഗമമാക്കിയതിനുശേഷം കൂടുതൽ മധ്യവർഗ മധ്യവർഗത്തെ ഉൾപ്പെടുത്തുന്നതിനായി ഈ പാരമ്പര്യം വിപുലീകരിച്ചു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ grand tour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 വിൻകെൽമാന്റെ സിദ്ധാന്തങ്ങൾ യൂറോപ്യൻ academy ക് ലോകത്ത് വളരെ പ്രചാരത്തിലായി ഇറ്റലി ഫ്രാൻസ് ഗ്രീസ് എന്നിവ classic കലയുടെ മികച്ച ഉദാഹരണങ്ങൾ നൽകുന്നരാജ്യങ്ങളായി അംഗീകരിക്കപ്പെട്ടതിനാൽ grand tour ന്റെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ ആ കേന്ദ്രങ്ങളിലായിരുന്നു അവിടെ ഉയർന്ന class വിദ്യാർത്ഥികൾക്ക് classic കലയുടെയും ചരിത്രത്തിന്റെയും അപൂർവ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഒഴിവുസമയ യാത്രയുടെ ആവിർഭാവം ഒഴിവു സമയ വിനോദയാത്രകൾ united kingdom ത്തിലെ വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വർദ്ധിച്ചുവരുന്ന വ്യാവസായിക ജനസംഖ്യയിൽ ഒഴിവുസമയം പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം UK ആണ് തുടക്കത്തിൽ ഇത് ഉൽപാദന യന്ത്രങ്ങളുടെ ഉടമകൾ സാമ്പത്തിക പ്രഭുവർഗ്ഗം factory ഉടമകൾ വ്യാപാരികൾ എന്നിവർക്ക് ബാധകമായിരുന്നു ആയിരത്തിഎഴുന്നൂറ്റിഐമ്പതിഎട്ടിൽ രൂപീകരിച്ച ആദ്യത്തെ ഔദ്യോഗിക യാത്രാ company ആണ് കോക്സ് കിങ്‌സ് കോക്സ് ആൻഡ് കിങ്‌സ് കാർഷിക tourism കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന വിനോദസഞ്ചാരമാണ് കാർഷിക tourismagritourism അല്ലെങ്കിൽ agratourism എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ അമ്പത്തിഅഞ്ച് ശതമാനവും നേരിട്ട്